വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചു ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്

എത്രാം തരാം വരെ പഠിച്ചു അഞ്ചു വരെ പഠിച്ചു അല്ലെ പൊതു വിദ്യാലത്തിലാണോ പഠിച്ചത് അഞ്ചു വരെ പഠിച്ചുഅതെ വിദൂര വിദ്യാഭ്യാസമാണെന്നു തോന്നുന്നു ഗ്രാമ്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട്ടിലാണ് പഠിച്ചത് അല്ലെ

എങ്ങനെയായിരുന്നു അവിടുത്തെ രീതികളൊക്കെ വിദ്യാഭ്യാസ രീതികളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥാപനത്തിലാണ്

അവിടെ പത്തു വര്ഷം പേപഠിക്കണം ടിക്കണം അതിനുശേഷം ബിരുദം കിട്ടണമെങ്കിൽ ചെമ്മാട് ദാറുൽ ഹുദയിൽ പോണം ചെമ്മാട് ദാറുൽ ഹുദയിൽ പോയാലാണ് ബിരുദം കിട്ടുക അല്ലെ രണ്ടു വർഷത്തെ പഠന രീതിയാണ് അവിടെ

പന്ത്രണ്ട് വര്ഷം അപ്പൊ ഈ പന്ത്രണ്ടു വർഷം കഴിയുമ്പോൾ ബിരുദാനന്തര ബിരുദ രീതിയാണ് നമ്മുടെ പഠനത്തിൽ ഹുദവി എന്ന പാട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ മൊത്തത്തിൽ ഇതിന്റെ രീതികളൊക്കെ വളരെ സുഗമമായിട്ടു നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്

നമ്മൾ നമ്മളുടെ വീടുമായി വിട്ടുനിന്നുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചുരുക്കം അല്ലെ

പിന്നീട് എങ്ങനെയാണ് അവിടുത്തെ രീതികളൊക്കെ ഏതൊക്കെ വിഷയങ്ങളിലാണ് അവിടെ കിതാബുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉള്ളത് അവിടെ കലാപരമായിട്ടുള്ള പരിപാടികളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടോ എങ്ങനെയാണു അതിന്റെ കലാപരമായ രീതികളൊക്കെ എങ്ങനെയാണ് പോകുന്നത് കലാപരമായിട്ടു നമ്മൾ നബിദിന പരിപാടികളൊക്കെ വരാൻ പോകയല്ലേ

പിന്നീട് എങ്ങനെയാണ് ആഹ് ആ രീതിയിൽ ഉണ്ടാവാറുണ്ടല്ലേ പിന്നെ അവിടുത്തെ വസ്ത്ര വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെട്ട വസ്ത്ര ധാരണവും വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇസ്ലാമിക രീതിയാവുമ്പോൾ അതിന്റെ രീതിയാണ്

അതെ അറബിക്കവികളുടെ കവിതയൊക്കെ അടങ്ങുന്ന പുസ്തകങ്ങൾ അവിടെ സുലഭമാണോ

പിന്നെ അവിടുത്തെ ലൈബ്രറികളും അല്ലെങ്കിൽ പുസ്തക ശേഖരങ്ങളും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആഹ് പല ഘട്ടങ്ങളായിട്ടു ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ

അത്ര വലിയ വായന പ്രിയനൊന്നും അല്ല

ലേഖനങ്ങളാണോ കഥകളാണോ ഏതാണ് കൂടുതൽ വായിക്കാറ്

നോവലുകളാണ് ഏത് ഏതൊക്കെ എഴുത്തുകാരന്മാരാണ് എം ടി വാസുദേവൻ നായരെ ഒക്കെ അറിയാലോ

അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട രീതിയാണ് വായന എന്ന് ചുരുക്കം

പിന്നെ ഈ വായനയോടൊപ്പം നിങ്ങൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനൊപ്പം ഭൗതികമായ ബിരുദവും എടുക്കുന്നുണ്ടാവും അല്ലെ

കാലിക്കറ്റ് സർവ്വകലാശാലയിലെ ഏതെങ്കിലും ഒരു ബിരുദമാണെന്നു തോന്നുന്നു താങ്കൾ ആംഗലേയത്തിൽ ആയിരുന്നോ താങ്കളുടെ ബിരുദം എടുത്തത്

പിന്നീട് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകളും രീതികളും ഒക്കെ അധ്യാപകരും ഈ ഒരു രീതിയിൽ ഈ ഒരു മേഖലയിൽ വളർന്നു വന്നവരാണോ അതെയതെ അധ്യാപകരും ഈയൊരു പന്ത്രണ്ടു വർഷക്കാലം പഠിച്ചു പിന്നെ പ്രബോധന രംഗത്ത് ഇറങ്ങിയതാണ് പ്രബോധന രംഗത്ത് ഇറങ്ങുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെ

പിന്നീട് എങ്ങനെയാണ് അവിടുത്തെ രീതികളൊക്കെ അപ്പൊ ചെറിയ കുട്ടികളെ വലിയ കുട്ടികൾ പഠിപ്പിക്കുന്ന രീതികൾ വല്ലതുമുണ്ടോ

ചെറിയ കുട്ടികളെ വലിയ കുട്ടികൾ പഠിപ്പിക്കുന്ന

അപ്പൊ എന്താണ് ആ സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ പഠന രീതിയെക്കുറിച്ചു നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് അപ്പോൾ ഏറ്റവും അധികം പ്രധാനമുള്ള ബിരുദമാണല്ലോ ഹുദവി എന്നുള്ളത്

ആഹ് ഈയൊരു കാലത്തു ഹുദവികൾക്കാണ് അധികം സ്ഥാനം അതായത് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം കോർത്തിണക്കി കൊണ്ടുള്ള ആ രീതി കാരണം അല്ലെ

അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മുക്ക് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു രീതിയാണ് ഈ ഇസ്ലാമിക വിദ്യാഭ്യാസ രീതി എന്ന് ചുരുക്കം അല്ലെ

പിന്നീട് എങ്ങനെയാണ് നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അഞ്ചാം ക്‌ളാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു ഏഴാം ക്ലാസ് കഴിഞ്ഞു പോന്നതാണ് എന്ന് പറഞ്ഞു അതിനു ശേഷം നമ്മൾ നേരെ കേറിചെല്ലുന്നത് എട്ടാം ക്ലാസ്സിനു സമാനമായ ക്ലാസ്സിലേക്കാണോ

അതെയതെ അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത് അല്ലെ

കൂടി പഠനം കൂടി ചേർത്തിട്ടുള്ളൊരു ഒരു രീതിയാണ് അവിടെ പാലിച്ചു പോരുന്നത് എന്ന് ചുരുക്കം അല്ലെ ഓക്കേ